hello അപ്പൊ ഫ്രീ ഫയറിൽ മാത്രം അടിച്ചിട്ടുള്ളു അല്ലേ?

ഇപ്പൊ ഞാൻ ചെക്കന്മാരുടെ കൂടെ മാത്രേ കളിക്കു എന്താന്ന് വെച്ചാ ഓർക്ക് നന്നയിട്ടത് കളിക്കാൻ അറിയാം പെണ്ണുങ്ങൾക്കത്ര കളിയ്ക്കാൻ അറിയില്ല എന്താന്ന് വെച്ചാൽ നല്ല സ്കോഡ്സ് തന്നെ വേണം അത് കളിക്കാനെ എന്നാലേ നമക്ക് രണ്ട് വട്ടം ഒക്കെ രണ്ട് വട്ടം അടിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതെന്റെ ഇപ്പൊ എത്രയാ ആറുവട്ടം അടിച്ചു അപ്പൊ നിർത്തിപ്പോയതാരുന്നു ഞാൻ നിർത്തി പോയിട്ട് ആറെണ്ണം കേട്ടോ അതിന് മുൻപ് ഒക്കെ എത്രയാ നാലഞ്ചെണ്ണം അടിച്ചിരുന്നു. അപ്പൊ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഞാൻ അയച്ചിട്ടുണ്ട ഏഹ്

അതാണ് നമ്മടെ നാട്ടിൽ ഞാൻ തന്നെ ഇങ്ങനെ ഒരു വേൾഡ് റെക്കോർഡ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്

പിന്നെന്താ എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ എത്ര കെ ഉണ്ടെന്നറിയുവോ തൊണ്ണൂട്ടേട്ട് subscribers ആയിട്ടുണ്ട് രണ്ട് കെയും കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് മറ്റേ playbutton കിട്ടും അതുകിട്ടിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ ആദ്യ playbutton കിട്ടുന്നത് എനിക്കാണ്

പൈസേന്ന് പറഞ്ഞാൽ കൊറച്ചൊന്നും അല്ല ലക്ഷങ്ങൾ ആണെ പിന്നെ ലക്ഷങ്ങൾ കൂട്ടികൂട്ടി വെച്ച് കോടിയാക്കാം കോടി പിന്നെ പത്ത് കോടിയോ നൂറുകോടിയോ ഒക്കെ ആകു ഏഹ്

അതേപോലെ ആണ് ഇപ്പൊ ഫ്രീഫയറിലും ഞാൻ പറയും പണം പോട്ടെ top up ചെയ്യും അതേപോലാണ് കളിച്ച് കളിച്ച് player ആവട്ടേന്നുപറഞ്ഞ് പൈസ കുറെ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ

കളി കയ്യിൽ വരുന്നത് നമ്മൾ ജന്മനാ കിട്ടുന്നതുകൊണ്ട് കളിച്ചുകളിച്ചു ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ജന്മനാ കിട്ടിയതാണ് എനിക്ക് ഫാർസ്റ്റത്തെ കളിയിൽ തന്നെ മുപ്പത്തയ്യിരം ഒക്കെ ആയിരുന്നു എല്ലാ രാജ്യത്തും players ആണ് ജയിച്ചേക്കുന്നേ വരുക. ഇന്ത്യയിൽ മാത്രം players ആഹ് വന്നത് ഫാർസ്റ്റത്തെ കളിതന്നെ പക്ഷെ ഞാൻ ഒന്ന് ആഹ് level ആയിട്ടില്ല ലെവലും കൂടെ ആയിട്ടില്ല ഫാർസ്റ്റത്തെ കളി അകം മുപ്പത്തേഴ് ജില്ല കളിച്ചു ആഹ് കളിയിൽ തന്നെ എനിക്ക് എത്രയാ നാൽപ്പത് twenty ഏഹ്

കേരുവൊള്ളൂ വേറെ ആർക്കും അങ് പറ്റണില്ല സംഭവം എല്ലാരുടെയും ഫോണിൽ തോണ്ടി ഞാൻ എവിടെ തോണ്ടിയാലും അവിടുണ്ടാകും ഏഹ് ഉം ഈ വെറുതെ കാറ്റും കൊണ്ട് ഞാൻ വെറുതെ കയ്യിലൊന്നുല്ല എന്നാലും വെറുതെ തോണ്ടിയപ്പോ രക്ഷപെട്ടു. എന്താന്ന് അറിയില്ല ഇത് കഴിവാണിത് ജന്മനാ കിട്ടുന്ന കഴിവാണ് അതെ പിന്നെന്താ? പിന്നെ ഇപ്പൊ ഇങ്ങനെ ഓഹ് ഫുൾ ഇപ്പൊ പൈസ അങ്ങനെ വാരലില്ലല്ലേ ഈ free fire കാരണം ആഹ് പൈസാന്ന് വെച്ചാ അങ്ങനെ elite എടുക്കാൻ അതൊക്കെ ഞാൻ പൈസ ഞാൻ മുടക്കാറില്ല ഇപ്പൊ എന്റെ കൂട്ടുകാരന്മാർ കൊറെയൊക്കെ ഞാൻ top up ചെയ്യും ഇപ്പൊ കളിയ്ക്കാൻ വേണ്ടി അവർക്കൊന്നും plus കിട്ടില്ല അക്കറിന് minous ഉണ്ട് പിന്നെ അവർ account ഒക്കെ അടിച്ചുകൊടുക്കാൻ പറയും അങ്ങനെ ഞാൻ കുറെ പൈസയുണ്ടാക്കി പൈസാന്ന് വെച്ചാൽ alltopup എന്റെ അക്കൗണ്ടിലേക്ക് ഏഹ് അങ്ങനെ കുറെ എലൈറ്റും ഡയമെണ്ടും ഇവന്റും ഒകെ complete ആക്കാണെ എന്റെ ഇപ്പൊ ഇപ്പൊ പിന്നെ MPfourty പിന്നെ scary എന്താ MfourEMPfiveMeighteemson എല്ലാദിവസവും മാക്സ് ആണ് വേറെ പുതിയതൊന്ന് മാത്രേ മാക്സ് ആകാത്തത് ലാസ്റ്റത്തെ ലെവെലിന് ഒരു coin അതിനെ തോക്കുണ്ട് അതെന്റെ കയ്യിൽ ഇല്ല ഒരു തോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും മാക്സ് എന്താ പറയ്യാ account വിറ്റാൽ തന്നെ കിട്ടും കോടികൾ പിന്നെ അത് വാങ്ങാൻ അത്ര പൈസയുള്ള ആരും ഇല്ല ഈ നാട്ടിൽ ഇന്തോനേഷ്യ ഒരു ചങ്ങാതിയുണ്ട് ടയൻസ് ബോണ്ട് ഓന് കൊടുക്കാൻ നിക്കുവാ ഞാൻ ഓൻ പയങ്കര ഇഷ്ട്ടപെട്ടു എന്റെ account ഉം ഏഹ് ഇൻഡോനേഷ്യ ഇങ്ങനത്തെ account ഇല്ല എന്റെ ഒരു account ഏഹ് എന്നുവെച്ചാ ഈ സ്‌കില്ലിലും എല്ലാം കൂടെ കൂട്ടീട്ട് പിന്നെ ഡ്രസ്സിലാണെങ്കിലും second elite ഇല്ലന്നെ ഒള്ളു ബാക്കി എല്ലാ എലൈറ്റും ഉണ്ട് ഇതിലേക്ക് ഏഹ് second elite ഞാൻ വാങ്ങാൻ നേരത്ത് അച്ഛൻ പറഞ്ഞു അത്രയും പൈസ മുടക്കണ്ടാന്ന് അത് ഞാൻ കുറച്ച് എന്താ എന്താപറയുക ചോയിച്ചുനോക്കി പൈസ കുറച്ചില്ല അതുകൊണ്ട് ഞാൻ വാങ്ങില്ല സംഭവം അഞ്ഞൂറ് ഞാൻ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പറഞ്ഞു ഓന് പറ്റൂല്ലാന്നൊക്കെ അത് ഞാൻ വാങ്ങില്ല ഒരു എങ്കിലും ലഭിക്കണം

ഉം നമ്മൾ top up ഒക്കെ ചെയ്യുമ്പോളേ ചിലപ്പോ ഒരുത്തൻ കണ്ടോ offer ഒക്കെ ഉണ്ടാവും അതൊക്കെ വെച്ച് മാത്രേ top up ചെയ്യാൻ പാടുള്ളൂ ഞാനൊക്കെ അങ്ങനെ മാത്രേ ചെയ്യുള്ളു നൂറ് ഉറുപ്പിയെന്റെ discount coupon ഒക്കെ ഉണ്ട് അത് പത്തെണ്ണം ഉണ്ട് ഞാൻ പത്ത് ഉറുപ്പിയ കൊടുത്ത് വാങ്ങിയതാണ്.

അങ്ങനെ കുറെ ലഭിക്കണം ഇങ്ങനെ ചെയ്യുമ്പോളും top up ചെയ്യുമ്പോളും എല്ലാം അതാണ് നമ്മൾ പൈസക്കാരായി എന്ന് വെച്ച് നമ്മൾ പണ്ടത്തെ ഒരിക്കലും മറക്കാൻ പാടില്ല

എന്റെ മിച്ച ഭൂമി വെച്ചിട്ടാണ് ഞാനിതൊക്കെ ഇതാക്കിയത് ഇജ്ജ് ആലോചിക്കണം അത്

ഉം കഷ്ട്ടപാട് പിന്നെന്താ ഞാൻ player ആയതുകൊണ്ട് അങ്ങനത്തെ കൊഴപ്പമില്ല എല്ലാം ഇങ്ങനെ google പേയിലേക്ക് അയച്ചുതരും പൈസ ആയിരൊന്ന് ചോദിച്ചാൽ ആയിരം രണ്ടായിരം ചോദിച്ചാൽ രണ്ടായിരം അൻപതിനായിരം ചോദിച്ചാൽ അൻപതിനായിരം അതാണിപ്പളത്തെ condition മുംബൈയിൽ നിന്നും players ആണ് ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ളത് ഓർക്ക് ഒക്കെ എന്നെ വലിയ കാര്യം ആണ്.

ഏയ് അത് ഇനി ഒന്നുല്ല കുറെ ഇങ്ങോട്ട് വന്ന് propose ചെയ്തു പക്ഷെ മിണ്ടി ഒക്കെ ഞാൻ chat ലിസ്റ്റിൽ വേണ്ട വേണ്ട no no എന്നാ പറയും എന്നാലും ഫ്രീഫയറിന്റെ chat ലിസ്റ്റിൽ ഇങ്ങനെ വരും ഓരോന്ന്‌ ആണ്. ഞാനെന്റെ voice ഒന്ന് reveal ചെയ്തു അതിന് അതിന് എത്രയാ എണ്ണൂറ് മില്യൺ views ഒക്കെ കിട്ടി എന്നാണ് പറയണത് എന്റെ account ഉണ്ട് account

ബംഗാളി ഇങ്ങനെ ready ആവാൻ ഒരു skill എടുത്തുകഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടി വരും ഒക്കെ വരും കൂട്ടമായിട്ടിങ്ങനെ നിക്കും പോയടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്

പിന്നെ reach ആകുന്ന അക്കൗണ്ടിൽ ഇപ്പൊ എത്രയാ അറുപത് എഴുപത് level ഒക്കെ ഒള്ളു പക്ഷെ എഴുപതിനായിരം like ഉണ്ട് അതിൽ ഒരു കളിയിൽ തന്നെ അൻപത് like വിൽക്കാനാണ്

എന്തെ ഗതികേട് ആണ് കളിച്ചുകളിച്ച് ഇങ്ങനെ fans കൂടുക അങ്ങനെ പറ്റണില്ല ഇങ്ങനെ ഓരോ ചെക്കന്മാർ message അയക്കുന്നതും ഓരോ പെണ്ണുങ്ങൾ iloveyou പറയുന്നത് എനിക്ക് മടുക്കുന്നുണ്ട്

ഇൻസ്റ്റയിലാ?

എന്റെ chat ലിസ്റ്റിൽ ഫ്രീഫയറിന്റെ ഒക്കെ number ഉണ്ട് ഞാൻ കൊടുക്കില്ലെന് ആഹ് ഇൻസ്റ്റേൽ മറ്റേ സൈഡിലുണ്ടാവും തുറക്കലില്ല അതിൽ അതാണ് പ്രശ്നം ഇൻസ്റ്റയിൽ ഉണ്ട് കുറെ ഞാൻ നോക്കാത്ത കാരണം ആണ് ഇൻസ്റ്റയിൽ എത്ര ഉണ്ട് followers ഒക്കെ അതെത്രയാ ഒരു മില്യണോ ഒരു million ഉണ്ട്. freefire ഒക്കെ അങ്ങനെ app ഇറങ്ങിയതുകൊണ്ട് ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടൂല്ലേ? പിന്നെന്താ ഈ കാസർഗോഡ് ഈ ഭാഗത്ത് എല്ലാര്ക്കും എന്നെ ഭയങ്കര കാര്യമാണ് പക്ഷെ ആർക്കും എന്റെ ശെരിക്കുള്ള പേര് ഫ്രീഫയറിലത്തെ ശെരിക്കുള്ള പേര് ആണെന്ന് ഞാനതിന്റെ അക്കൗണ്ടിൽ കളിയ്ക്കാൻ പോയിട്ടുണ്ട് ഞാൻ ഏഹ്

കേരളത്തിന് പുറത്ത് കുറെ fans ഉണ്ട് അവരുടെ ഒക്കെ വിചാരം എനിക്ക് നല്ല മലയാളം സംസാരിക്കാറില്ല ഞാൻ full എന്താപറയുക കാസർകോടൻ ഭാഷയാന്ന് ഒക്കെ പക്ഷെ സംഭവം എനിക്കെ അറിയുള്ളു ഞാൻ നല്ല അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കുന്ന് ഞാൻ നല്ല മലയാളിയാണ്

അങ്ങനാണിപ്പോ ഇത് famous ആയത് എന്നിട്ട് free fire എങ്ങനുണ്ട് ഇപ്പളും കളിക്കാരൊക്കെ ഉണ്ടോ freefire? ആഹ് free fire ഒക്കെ കാലിക്കളുണ്ട് പക്ഷെ കളിച്ചുകഴിഞ്ഞാൽ ഒന്നെങ്കിൽ face reveal ചെയ്യ് അല്ലെങ്കിൽ voicereveal ആയിട്ട് ഞാൻ മറ്റേ mike voice changer ഓണക്കിയിട്ട് സംസാരിക്കും ഒരു hellohai ഒക്കെ പറഞ്ഞിട്ട് ഞാൻ mute അങ്ങോട്ട് ചെയ്യും okay എന്നിട്ടേ കളിക്കുള്ളു. പക്ഷെ ഇഷ്ട്ടപോലെ ഇങ്ങനെ വളവളാ പറഞ്ഞ് ഓരോ പെൺപിള്ളേരും വരും ഇതാണ്

ഉം എന്തുചെയ്യാൻ fans ആയിപ്പോയില്ലേ ഉം life സെറ്റ് ആണല്ലോ സെറ്റ് ആണ് പിന്നെ എന്റെ വീടിന്റെ പണിചെയ്യാറായുണ്ട് ഇപ്പൊ അതിന്റെ മേളിത്തെ ഓട് ഇട്ടോണ്ടിരിക്കുവാ പിന്നെന്താ അർച്ചിന്റെ മേലെ ഓടികൊണ്ടിരിക്കുകയാണ് രണ്ട് കൊറവുണ്ട് നിക്കുണ്ട് ഒക്കെ ഫ്രീഫയർ അല്ലെ കൊണ്ടുവന്നേ ഉം പിന്നെ ഫ്രീഫയറിൽ free fire എന്നുമുതലാ ഇപ്പൊ കളി അല്ല ഫ്രീഫയറിൽ ഒക്കെ ഇപ്പൊ എങ്ങനുണ്ട് സ്കിന്നുകൾക്കൊക്കെ എന്താ എങ്ങനാ എടുക്കുക സ്കിന്നുകളൊക്കെ? നമ്മൾ ഫ്രീഫയറിൽ സ്കിന്നുകളൊക്കെ എങ്ങനാ എടുക്കുക? ഫ്രീഫയറിൽ സ്കിന്നുകളും ഓരോ കാര്യങ്ങളൊക്കെ എങ്ങനാ എടുക്കാ light ഒക്കെ?

ഫ്രീഫയറിൽ സ്കിന്നുകളൊക്കെ എങ്ങനാ എടുക്കുക? ആദ്യം നമ്മൾ ഡയമണ്ട് കൊടുക്കണം അതുകഴിഞ്ഞ് നമ്മൾ top up ചെയ്യണം കുറെ amount ഇറക്കുമ്പോൾ കിട്ടും അങ്ങനൊക്കെ ആണ് ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് എന്നാലും പൈസ മുടക്കിയാൽ നമ്മക്കെന്തും കിട്ടും പൈസക്ക് അതിൽ വിലയില്ല ചിലപ്പോ ഒരു ലക്ഷം വേണ്ടിവരും skin കിട്ടണമെങ്കിൽ

പിന്നെന്താ മുടക്കിയതിന് മെച്ചമെന്ന് വെച്ചാൽ പണം അതാണ് ഞങ്ങൾ ഫ്രീഫയറുകാരുടെ മുദ്രാവാഖ്യം ഏഹ് അങ്ങനൊക്കെ ആണ് കാര്യങ്ങൾ ഉം

കേറാൻ വയ്യ

full ഗതികേട് ആണ് ഏഹ് അങ്ങനെ ഒകെ ആണ് ഇപ്പളത്തെ കാര്യങ്ങൾ അല്ല? ഉം ഫ്രീഫയറിന്റെ എന്താ ഇപ്പത്തെ അവസ്ഥ എങ്ങനുണ്ട് സംഭവങ്ങൾ ഒക്കെ കാര്യം?

ആഹ് എന്തെ എല്ലാവരും കളിക്കുന്നുണ്ടോ? ആഹ് ബോട്ടിയൊക്കെ നമ്മൾ അങ്ങനെ എത്രയാതായതുകൊണ്ട് പിടുത്തം കിട്ടാനില്ല അതിന്റെ training കളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല

ആഹ് ഞാൻ ചെയ്തുനോക്കട്ടെ എങ്ങാനുണ്ടെന്ന് നോക്കട്ടെ ഒരു നെക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമക്ക് അന്റെ പോലെയൊക്കെ നല്ലതാവണം എന്നാണെന്റെ ആഗ്രഹം

അന്നുവെച്ചാ ശെരികോന്ന് കേറ്റി നോക്ക് free fire ഞാൻ വേണെങ്കിൽ പഠിപ്പിച്ചുതരാം